ഓ ഇവടേം സുഖോക്കെത്തന്നെ. എന്താ വിളിച്ചതിപ്പോ? ഏഹ് ഞാന് നാളൊരു പരിപാടിയിണ്ടേനു എനിക്ക്. അപ്പോ അവടൊരു വി ഏഹ് വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊന്ന് പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഞാനിങ്ങനെ അതിനെക്കുറിച്ച് എന്താപ്പോ

അതേ അതിപ്പോ ഒരുപാടുണ്ടല്ലോ അത് ഇപ്പൊ എന്തും സംസാരിക്കാല്ലോല്ലേ?

ആഹ് അതിപ്പൊ സംസാരിക്കാം. അത് നീ പറയാ കഴിയുന്നത് പറയണം. വിദ്യാഭ്യാസത്തെ കുറിച്ച് അതിന്റേതായ മഹത്വങ്ങളും കാര്യങ്ങളൊക്കെ പറയാല്ലേ? ഉം അത് ഞാൻ പറഞ്ഞ് തരേണ്ടിയുണ്ടോ അങ്ങനല്ല അത് ഒരുപാടുണ്ടല്ലോ? അല്ല കൊറച്ച് പറഞ്ഞ് തന്നാണെങ്കില് ഉപകാരാവേന്നു. വിദ്യാഭ്യാസത്തിന്റെ അത് അത് ഞാൻ അനക്ക് അറിയുന്നതൊക്കെ തന്നായിരിക്കും എനിക്കും പറയാന്ണ്ടാവാ. അപ്പ നമക്ക് എല്ലാ ഭാഗോന്ന് ടച്ച് ചെയ്തൊന്ന് സംസാരിച്ച് നോക്കാം.

അതെ വിദ്യാഭ്യാസത്തിന്റെ മഹത്വങ്ങളെ കുറിച്ചും വേണം. അതായത് ഈയൊര് കാലഘട്ടത്തില് വിദ്യാഭ്യാസത്തെ ഏഹ് എങ്ങനെയാണ് മറ്റുള്ളവര് കാണുന്നതും അതുപോലെ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ അങ്ങനൊള്ള ഫുൾ രീതിതന്നെ വരണായിരുന്നു. അങ്ങനെന്തെങ്കിലും രീതീല് കിട്ടണം. ആ വഴിക്ക് അവടെ നല്ല രീതീല് പ്ര ഏഹ് പ്രസംഗിക്കാൻ കഴിയുവല്ലോ? ഉം വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോ അതിന്റൊരു രൂപം തയ്യാറാക്കുക, അത് സംസാരിക്കുക.

ഉം എനിക്കായിരുന്നു ആ ഒര് സംഭാഷണം കിട്ടിയിരുന്നെങ്കില് ഞാനത് ഒരുപക്ഷെ വിദ്യാഭ്യാസത്തോ എഹ് മനുഷ്യന്റെ ഏഹ് നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ വിദ്യാഭ്യാസം വളരെയധികം ആവശ്യോള്ള കാര്യാണ്. അത് ഉള്ളത് കൊണ്ടാണ് നമ്മള് നല്ല രീതീൽ ചിന്തിക്കുന്നതും അത് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തില് ഒരുപാട് സ്ഥലങ്ങളില് ഏഹ് നമ്മക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതൊക്കെത്തന്നെ വിദ്യാഭ്യാസമുള്ളത് കൊണ്ടാണ് എന്നൊക്കെ. പിന്നേ ഉം നീ പറഞ്ഞത് പോലെ തന്നെ അത് കിട്ടിയില്ലെങ്കിൽ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായി എ വേറൊരു കാര്യം. അങ്ങനൊക്കെത്തന്നെ പറയാം. ഉം. ഇപ്പള് കാലഘട്ടത്തില് വിദ്യാഭ്യാസവും വളരെ നിർബന്ധാണല്ലോ? നല്ലോം ജോൽ നല്ലൊരു ജോലി കിട്ടണേ പോലും ആദ്യം ചോദിക്ക്യ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. ഏത് വരെ പഠിച്ചു, എന്ത് പഠിച്ചു ഉള്ളതൊക്കെയാണ് ഈ ഇവര് ചോദിക്ക്യ. നമുക്ക് പെട്ട പ്രധാനപ്പെട്ടൊര് കാര്യംന്ന് തന്നെ വേണെങ്കിൽ പറയാം ഇത്. ഉം. അതെ അതെ അതെ. ഉം മുമ്പ് ഏഹ് വിദ്യാഭ്യാസത്തിന് അധികം വെലകൊടുത്തില്ലായിരുന്നൂന്നുള്ളത് സത്യം തന്നെ. കാരണം അന്നത്തെ ജോലികള് അദ്ധ്യാനത്തിന്റെയൊര് ഇതായിരുന്നു. ഇപ്പഴല്ലേ ഈ ചിന്തകൾക്കധ്വാനം കൊടുത്തുകൊണ്ടുള്ള ജോലി വന്നുതൊടങ്ങിയത്. അതെ അതെ ഇപ്പതുമാത്രവല്ല നമ്മളൊക്കെ വിദ്യ അഭ്യസിക്കാന് വാ എന്താ പറയാ വളരെ എളുപ്പാണ് കലാലയങ്ങളിൽ പോകാനോ അല്ലെങ്കില്

ഉം അവര്ക്കൊക്കെ അവര്ടെ കാലത്ത്ണ്ടായ ഓരോ ബുദ്ധിമുട്ട് കാര്യങ്ങളാണ് അത്. ആഗ്രഹം ഉണ്ടായിട്ടും വിദ്യ അഭ്യസിക്കാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നമായിരുന്നു അന്നത്തെ കാലങ്ങളില് പണ്ട് കൊറയെ മുന്നൊക്കെ. ഇപ്പൊ ഒക്കെ എവിടെ വേണേലും ഇരുന്ന്

ഏഹ് എന്താ പറയാ അഭ്യസിക്കാം പക്ഷെ ആരും അതിന് തയ്യാറാവുന്നില്ലാന്നാണ് ഒരു സത്യം അതെ അതെ വിദ്യ അഭ്യസിക്കാനും ഒരു അറിവ് വേണം. വിദ്യ അഭ്യസിക്കാ എന്നുള്ളത് അറിവ് ലഭിക്കുക എന്നുള്ളതാണ് അപ്പോ അത് വീട്ടിൽ നിന്നും ഞമ്മളെ വിരൽത്തുമ്പില് കിട്ടുംന്നുള്ളത് അത് നമ്മളെ എളുപ്പമാക്കുന്ന വിദ്യ അഭ്യസിക്കാനുള്ള കാര്യങ്ങള് എളുപ്പമാക്കുന്നത് അത് നമ്മള് നല്ല രീതിയില് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ അധികം നല്ലതായിരിക്കും. കാരണം അത് എങ്ങനെ ഉപയോഗിക്കണംന്നുള്ളത് നിനക്കൊന്ന് വേണെങ്കില് അതിന്റെ പ്രശ്നത്തില് സൂചിപ്പിക്കാം. അത് ഉപയോഗിക്കാനുള്ള അതിന്റെ ഗുണവും ഒക്കെ ഒന്ന് സൂചിപ്പിച്ചിട്ടാൽ ആ പ്രസംഗം അടിപൊളിയായിരിക്കും. ആഹ് അങ്ങനെ ചെയ്യാ അല്ലെ. വിദ്യാഭാസത്തിന്റെ കൊറച്ച് നല്ല കാര്യങ്ങളും അത് ഇല്ലാത്തത് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് കൊടുക്കാ അല്ലെ? ഈയൊരു രീതിയില് ചെയ്യാ അല്ലെ?

ശരി എന്നാ ഞാൻ അതുപോലെ ഇതാക്കട്ടെ, റെഡി ആക്കട്ടെ ശരി ആക്കട്ടെ. ഓക്കേ.